ഇതേ രീതിയിൽ തന്നെ ഞാൻ നേരത്തെയും പറഞ്ഞ്ട്ടുണ്ട് solve by elimination method എന്ന് എടുത്ത് പറഞ്ഞ് കഴിഞ്ഞാൽ elimination method use ചെയ്‌ത്‌ തന്നെ solve ചെയ്യണം എങ്കിൽ മാത്രമേ അതിനെ allot ചെയ്തിട്ടുള്ള ഒരു mark നമുക്ക് കിട്ടത്തുള്ളു അതേ പോലെ തന്നെ solve by substitution method എന്ന് പറഞ്ഞു കഴിഞ്ഞാല് substitution method തന്നെ use ചെയ്തിട്ടിടണം പക്ഷേ തിരിച്ച് നമ്മളോട് solve മാത്രാ പറഞ്ഞിട്ട് അതിന്ടെ equation തരുവാന് എന്നുണ്ടങ്കിൽ ഏത് segment വേണെമെങ്കിലും നമുക്ക് ഏതാണ് നമുക്ക് വേണ്ടത് അത് നമുക്ക് solve ചെയ്യാനായിട്ട് പറ്റും രണ്ടു method ഉം അറിന്നിരിക്കണം കാരണം ഞാൻ ഈ പറഞ്ഞപോലെത്തഞ്ഞെ എടുത്ത് പാറയാന് ഉണ്ടെങ്കിൽ ആ method ൽ തന്നെ use ചെയ്തിട്ട് വേണം നമുക്ക് solve ചെയ്യാൻ അപ്പൊ ഞമ്മക്ക് ആദ്യം ഇങ്ങനെ രണ്ട് equation ആയിരിക്കും തരുന്നത് അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ രണ്ട് equations തന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ answer ലേക്ക് ഇതേ equation എന്നെ എടുത്ത് എഴുതുകയാണ് x plus y equal to five and two x minus three y equals to four

ഇത് നമുക്ക് വരുത്തേണ്ട എന്നാൽ നമുക്ക് x plus y minus five is equal to zero ന്നുള്ള രീതിയിൽ ആയിരുന്നു എങ്കിൽ നമുക്ക് എങ്ങനെ മാറ്റായിരുന്നു x plus y minus five അപ്പുറത്തേക്ക് എടുത്തിട്ട് is equal to five എന്ന് എഴുതായിരുന്നു അപ്പോ ഇങ്ങനെയായിരുന്നു എങ്കിൽ ഇവിടെ ഈ answer വരുന്ന സമയത്ത് ആ ഒരു format നോക്കിട്ട് നമുക്ക് എഴുതാൻ ആയിട്ട് പറ്റും ഇവിടെ പക്ഷേ നമുക്ക് ഒന്നും ചെയ്യേണ്ട already ഇത് അവിടെ തന്നെ കിടക്കുന്ന എന്നെ കിടക്കുന്ന so അതില് നമുക്ക് change ഒന്നും വരുത്തേണ്ട

അങ്ങനെ ആ മാറ്റിയിട്ടാണ് ഇവിടെ already അങ്ങനെ തന്നെ എഴുതിയത് രണ്ടാമത് കാര്യം എന്ന് പറയുന്നത് നമുക്ക് എന്താ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് X ഇൻറെയും Y ഉടെയു കാര്യമാണ് രണ്ട് equation ഉള്ളതുകൊണ്ടുതന്നെ രണ്ട് equation ലും ഇട്ടുകൊടുത്താൽ satisfy ചെയ്യുന്ന X ൻറെയും Y ഉടെയു Value ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോ അതിനു വേണ്ടിയിട്ട് നമ്മൾ first equation എന്ന് പറയുന്ന ഇതാണ് second equation എന്ന് പറയുന്ന ഇതാണ് നമ്മൾ ഇപ്പോ എഴുതിയത് first equation second equation okay എന്ന് പറയുന്ന രണ്ട് variable ആണുള്ളത് ഇവിടെ elimination method എന്ന് പറയുന്നതുപോലെ തന്നെ ഇവിടെ ഒരു കാര്യത്തെ eliminate ചെയ്തു കളയുകയാണ് okay അപ്പോ X നെ വേണമെങ്കിൽ eliminate ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ Y നെ വേണമെങ്കിൽ eliminate ചെയ്യാം eliminate ചെയ്തു കഴിഞ്ഞിട്ട് ബാക്കി നിൽക്കുന്ന ഒരെണ്ണത്തെ വെച്ചുകൊണ്ടാണ് നമ്മളെ കണ്ടു പിടിക്കുന്നത് anyway നമുക്കത് ചെയ്തു നോക്കാം നമ്മൾ ചെയ്യാൻ start ചെയ്യുന്നതിനു മുന്നേ തന്നെ തീരുമാനിക്കണം ഏതാണ് നമ്മൾ eliminate ചെയ്യാൻ പോകുന്നത് അപ്പോ X ആണ് eliminate ചെയ്യാൻ പോകുന്നതെങ്കിൽ അതിനനുസരിച്ച് വേണം അടുത്ത move നമുക്ക് ചെയ്യാൻ ആയിട്ട് Y ആണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ അതിനനുസരിച്ച് വേണം നമ്മൾ അടുത്ത step ചെയ്യാനായിട്ട് ഇവിടെ ഞാനിപ്പോൾ Y നെയാണ് eliminate ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് okay ഞാൻ fix ചെയ്തു Y നെയാണ് ഞാൻ eliminate ചെയ്യാൻ ആയിട്ട് പോകുന്നത് ഇനി ഈ Y എന്ന് പറയുന്നത് variable ന്റെ ഉണ്ടല്ലോ ഇവിടെ first equation ൽ co efficient എന്താ എന്താ എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്ന variable ന്റെ മുന്നേ കെടക്കുന്നെ number ആണ് ഇവിടെ Y എന്ന് പറയുന്നതിന് മുന്നേ just ഒരു Y എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താ അതിൻറെ meaning one y ന്ന് ആണല്ലേ one into y ആൺ Y എന്ന പറയുന്നത് അതുകൊണ്ട് Y എന്ന് പറഞ്ഞാൽ എന്താണ് one y ന്നാണ് one അതുകൊണ്ടാണ് അതിന് നമ്മൾ എഴുതാത്തത് okay അപ്പോ ഇവിടെ first equation ൽ Y ന്റെ coefficient എന്ന് പറയുന്നത് one ആണ് second equation ൽ Y ന്റെ coefficient എന്ന് പറയുന്നത് three ആണ് അപ്പോ അവിടെ sign നോക്കണം സാധാരണ രീതിയിൽ നമ്മള് coefficient നോക്കുമ്പോൾ sign നോട് ചേർത്തിട്ടാണ് നോക്കുന്നത് ഇങ്ങനെ second step ൽ ഇപ്പൊ sign നോക്കണ്ട അതവിടെ നിന്നോട്ടെ minus അവിടെ നിന്നോട്ടെ and number നെ മാത്രം focus ചെയ്ത മതി okay clear ആണോ ഈ second equation ൽ Y യുടെ കൂടെ three ആണ് കെടക്കുന്നെ അപ്പൊ ഏതാണോ നമുക്ക് eliminate ചെയ്യേണ്ടത് ആ variable ന്റെ coefficient നെ same ആക്ക എന്നാണ് നമ്മുടെ next step എന്ന് പറയുന്നത് നോക്കിയപ്പോ first equation ൽ one ആണ് second equation ൽ three ആണ് so first equation ലെ one നേം കൂടെ എനിക്ക് three ആക്കി മാറ്റണം എന്ത് ചെയ്ത മതി ഈ ഒരു Y ടെ കൂട്ടത്തിൽ three നെ multiply ചെയ്ത മതി അപ്പൊ one y one y അല്ലെങ്കിൽ Y എന് കിടക്കുന്നത് into three ചെയ്യുമ്പോ എനിക്ക് three y കിട്ടിക്കോളും അല്ലെ പക്ഷെ നമുക്കറിയാം ഒരു equation ലേക്കോ ഒരു number നെ multiply ചെയ്യുമ്പോ ഈ ഒരു

നമ്മള് eliminate ചെയ്യാൻ പോകുന്നത് Y ആണെന്ന് നമ്മൾ തീരുമാനിച്ചിരുന്നു അതിൻറെ coefficient same ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോ മുകളിൽ ഒരു കുറവുണ്ട് നമ്മൾ multiply ചെയ്യുന്നു multiply ചെയ്യുമ്പോ ആ ഒരു term നെ മാത്രമല്ല ആ ഒരു equation നെ മൊത്തം ആയിട്ട് ചെയ്യണം so അതുകൊണ്ടാണ് നമ്മൾ into three ചെയ്യുന്നത് okay so അടുത്ത ഈ equation നെ എങ്ങനാ അപ്പോ ഈ equation ഒരു transformation വന്നല്ലേ അടുത്ത ഒരു step ല് ഈ equation എങ്ങനെ മാറി first equation നെ ഞാൻ into three ചെയ്യും first equation നെ മൊത്തമായിട്ട് അതെങ്ങനെ മാറി three അതായത് ഈ ഒരു equation നെ മൊത്തമായിട്ട് three കൊണ്ട് multiply ചെയ്താൽ ഈ three കൊണ്ട് ഓരോ terms നെയും multiply okay അതായത് three into x three x three into y three y three into five fifteen അങ്ങനെ ഓരോ terms നെയും three കൊണ്ടിട്ട് multiply ചെയ്യണം പിന്നെ ഒരു കാര്യം തെറ്റാൻ സാധ്യതയുള്ളത് എന്താന്ന് അറിയാമോ എല്ലാരും three y multiply പിന്നെ is equal to five ഇണ്ട് അത് വിട്ടു പോകുന്നതാണ് നമ്മൾ പക്ഷെ അത് എട്ത് ആലോചിക്കണം ഓരോ terms നെയും ഈ three വെച്ചിട്ട് multiply ചെയ്യണം so അടുത്ത step ൽ നമ്മുടെ ഈ equation എങ്ങനാ മാറുന്നു three into y three y plus three one is equal to five into three fifteen എന്ന് വരും so first equation എങ്ങന മാറി നമുക്ക് first equation നെ മൊത്തമായിട്ട് three കൊണ്ട് multiply ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു equation ആയിട്ട് clear ആണോ ഇനി second equation നമുക്ക് ഒരു change ഉം വരുത്തണ്ട അവിടെ already three ആയിരുന്നു അത് നോക്കീട്ടാണ് നമ്മൾ first equation മാറ്റിയത് so second equation ൽ മാറ്റം ഒന്ന് വരുത്തണ്ട അത് അതെ പോലെ തന്നെ എഴുതാം two x minus three y is equal to four okay ഇന്ന് നമുക്ക് പുതിയതായിട്ട് രണ്ട് equation കിട്ടി രണ്ടാമത്തെ equation ഇതാണ് അതിൽ change ഒന്നുല്ല ഇപ്പൊ നമുക്ക് directly ഇങ്ങനെ രണ്ട് equation ആണ് കിട്ടിയേക്കുന്നത് ഈ രണ്ട് equations കിട്ടിയത് മനസിലായി എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഒന്ന് മാറ്റി എഴുതാം ഇപ്പൊ എന്താ മാറ്റി എഴുതി എന്ന് മാത്രേ ഉള്ളു ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ നമ്മൾ എന്തിന് വേണ്ടീട്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു variable നെ നമുക്ക് eliminate ചെയ്യണം അപ്പൊ ഇവിടെ eliminate ചെയ്യുന്നത് Y ആണെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി നോക്കിയേ three y ഉം minus three y ഈ sign നോക്കണം കേട്ടോ ഇനി അടുത്ത step ന്ന് പറയുന്നത് sign നോക്കാനാണ് അപ്പോ Y ടെ sign നോക്ക അപ്പോ first equation ൽ plus ഉം second equation ൽ minus ഉം ആണ് അപ്പോ ഇനി ഈ രണ്ട് equation തമ്മിൽ

അപ്പോ eliminate ചെയ്യാൻ പോന്ന variable ന്റെ same ആണ് എങ്കിൽ ഒന്നെങ്കിൽ രണ്ടും plus ആകാം plus plus എന്നാകാം അല്ല എന്നുണ്ടെങ്കിൽ minus minus എന്നാകാം രണ്ടും plus ആകാം രണ്ടും minus ആകാം ഇനി രണ്ടും different ആണ് എങ്കിൽ different ആണ് എങ്കിൽ നമുക്ക് എന്തയ്യാം ഇത് തമ്മിൽ

നമുക്ക് Y ആണ് നമുക്ക് cancel ചെയ്യേണ്ടേ അപ്പം ഈ y cancel ചെയ്യേണ്ടേന് ഇപ്പൊ നമ്മള് coefficients same ആക്കി രണ്ടിടത്തും three y എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് കിടക്കുന്നത് ന്റെ നോക്കാം അപ്പൊ first equation ല് ഇതിൻറെ sign എന്ന് പറയുന്നത് plus ആണ് second equation ല് ഇതിൻറെ sign എന്ന് പറയുന്നത് minus ആണ് അപ്പൊ different signs അല്ലെ ഒരെണ്ണം plus ഉം ഒരെണ്ണം minus ഉം അപ്പോ നമ്മള് എന്ത് ചെയ്യാം രണ്ട് equation നേം കൂടെ add ചെയ്യാം രണ്ട് equation നേം കൂടെ add ചെയ്യാം clear ആണോ ഇതിന്റെ logic ഇതാണ് ഈ three y എന്ന് പറയുന്ന ഒരു first equation നമുക്കെന്താ minus three y ചെയ്താൽ അല്ലേ ഇത് equal to zero ആയി പോകത്തുള്ളൂ because നമുക്ക് cancel ചെയ്യാനായിട്ട് പറ്റത്തൊള്ളൂ ഇത് നോക്കിയ ഒരു plus three y minus

കാര്യങ്ങൾ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനായിട്ടില്ല ഇവിടെ minus ചെയ്യുന്ന സമയത്താണ് ഒന്നുകൂടി ഒരു ശ്രദ്ധിക്കേണ്ടി ഇവിടെ plus ആണെങ്കിൽ direct എന്ത് ചെയ്താ മതി ഈ രണ്ട് equation നും കൂടെ plus ചെയ്താ മതി അപ്പോ ഓർക്കേണ്ടത് ഇങ്ങനെ ഓർത്താൽ മതി same signs ആണ് ഉള്ളത് same sign ആണ് എങ്കിൽ വെറുതെ ഇട്ടതാട്ടോ ഇത് ഞാൻ ഇങ്ങനെ വെറുതെ പറഞ്ഞതാ അതായത് first equation ലേത് plus first ന്റേത് plus ആ second ന്റേതും plus ആണ് എങ്കിൽ

eliminate ചെയ്യാൻ പോന്ന variable sign വേണം നോക്കാൻ clear ആയോ ഇങ്ങനെ ഒത്ത മതി കേട്ടോ ആണ് അപ്പൊ അങ്ങനെ ഓർത്തിരുന്ന മറക്കത്തില്ല same equation ന്റെ രണ്ടു ഒരേ പോലെ എന്ന് ഒർത്ത മതി അപ്പൊ അത് മറക്കത്തില്ല ചുമ്മാ ഓർത്തിരിക്കാൻ വേണ്ടീട്ട പറയുന്നത് കേട്ടോ അപ്പൊ തെറ്റി പോവ്വതില്ല ഏത് രണ്ട് equation plus ആണോ ചെയ്യേണ്ടത് രണ്ട് equation minus ആണോ ചെയ്യേണ്ടത് ഞാൻ ഇപ്പൊ conclude ചെയ്തു ഈ രണ്ട് equation plus ചെയ്യാ പൊവ്വം okay നമുക്ക് അത് ഒരുമിച്ച് ചെയ്യാം plus ചെയ്യാ പോവാം ഇനി നോക്കിയേ ഇതാ ഇവിടെ plus three y minus three y ഇതില് രണ്ട് equation ഉം കൂടി plus ചെയ്യാൻ പോവ്വാണ് direct നമുക്ക് plus ചെയ്ത മതി അപ്പൊ three y minus three y ന്ന് എഴുതണം അല്ലെ അപ്പൊ അത് രണ്ട് ഒരെണ്ണം plus ഉ ആണ് ഒരെണ്ണം minus ആണ് directly അവിടെ വെച് തന്നെ നമുക്ക് cancel ചെയ്യാനയിട്ട് പറ്റും clear ആണോ ഇനി ഉള്ളത് എന്ത് മാത്രമേ ഉള്ളു ഇനി ഇത് direct plus ചെയ്ത മതി three x plus two x ന്ന് പറയുന്നത് five x is equal to fifteen plus four ന്ന് പറയുന്നത് nine കണ്ടോ ഇവിടുന്ന് direct ആയിട്ട് നമുക്ക് കിട്ടും X ന്ന് പറഞ്ഞാൽ എന്താ x is euqal to nineteen by ഇവിടെ into five ആണ് ഇപ്പറത്തേക്ക് വരുമ്പോ divide ചെയ്ത വെരും x is equal to nineteen by five ന്ന് അപ്പൊ ഇപ്പൊ നമുക്ക് x is equal to nineteen by five എന്ന കിട്ടി ഇനി എന്താ ചെയ്യണ്ടേ നമുക്ക് Y ടെ കാര്യംകണ്ട് പിടിക്കണം കണ്ടുപിടിക്കാൻ ആയിട്ട് ഏതെങ്കിലും ഒരു equation ലേക്ക് x value ഇട്ടുകൊടുത്താൽ നമുക്ക് y value കിട്ടും അപ്പോ ഏത് equation ലേക്ക് ഇട്ടു കൊടുക്കും നമുക്ക് question തന്നിരിക്കുന്നത് x plus y is equal to five എന്നും minus three y is equal to four എന്നും ആണ് so question ന്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ first question into three ചെയ്യുമ്പോഴാണ് ഈ equation കിട്ടിയത് equation ലേക്ക് വേണമെങ്കിൽ നമുക്ക് ഇട്ടുകൊടുക്കും എളുപ്പത്തിന് നമുക്ക് question തരുന്നില്ല ആ രണ്ട് equation അകത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിൽ ആയിരിക്കും ഇട്ടുകൊടുക്കുന്നത് നല്ലത് കാരണം ഇതിൻറെ ഒരു equation ൻറെ കൂടെ ഒരു number കൂടെ multiply ചെയ്യുമ്പോഴാണ് ഈ equations കിട്ടുന്നത് അപ്പൊ കുറച്ചുകൂടെ വലുതായി അപ്പൊ നമുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് question ൽ തരുന്ന ഏതെങ്കിലും ഒരു equation ൻറെ അകത്ത് നമുക്ക് substitute ചെയ്ത് കൊടുക്കാം ഇവിടെ ഞാൻ നോക്കിയപ്പോ x plus y is equal to five എന്ന് പറയുന്ന ഈ ഒരു equation ലേക്കാണ് ഞാൻ x is equal to nineteen by five substitute ചെയ്യുന്നത് ഇതായിരുന്നു നമ്മുടെ first equation ആയിട്ട് ഞാൻ എടുത്തിരുന്നത് ഇത് നോക്കിയാൽ മനസ്സിലാവും അപ്പോ ആ ഒരു equation ലേക്കാണ് X ൻറെ value nineteen by five എന്നുള്ളത് substitute ചെയ്യാൻ പോവാണ് y value കണ്ടുപിടിക്കാം okay അതാണ് നമ്മുടെ next step എന്ന് പറയുന്നത് so we are going to substitute the value of x in equation number one the substituting equation one okay അല്ലെങ്കിൽ ഇവിടെ എന്താ three equation three എന്നോ പുതിയതായിട്ട് ഒരു equation കൊടുത്തുകഴിഞ്ഞാൽ substituting three in one എന്നെഴുതിയാൽ കുഴപ്പമൊന്നുമില്ല അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് okay ഇപ്പൊ ഞാൻ എന്തായാലും ഇങ്ങനെ എഴുതി substituting x in equation number one അങ്ങനെ X നെ substitute ചെയ്യുമ്പോൾ നമ്മുടെ equation number one എന്തായിരുന്നു x plus y is equal to five എന്നായിരുന്നു ഇതിലെ X ന് പകരം ആര്യ കൊടുക്കാ nineteen by five നമ്മൾ കണ്ടു പിടിച്ച value കൊടുക്കാം plus y is equal to five ഇപ്പോ നോക്കാം Y എന്ന് പറയുന്നത് ഒരു variable മാത്രമല്ലേ ഉള്ളൂ ഇനി നമുക്കിത് simple ആയിട്ട് Y ടെ കാര്യം കണ്ട് പിടിക്കാലോ next step ൽ എന്തെഴുതും y is equal to five if plus nineteen by five നെ നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോവാൻ minus nineteen by five കിട്ടും ഇവിടെ നോക്കിയേ നമുക്ക് ഇതിൻറെ LCM എടുക്കാം എങ്കിലേ നമുക്ക് അടുത്ത step ൽ ഇതിനെ solve ചെയ്യാനായി പറ്റും

five into five by five minus nineteen by five എന്ന് വരും okay അപ്പോ രണ്ടെണ്ണത്തിന്റെയും denominator same ആവും ഞാനതിവിടെ എഴുതുന്നില്ല എഴുതേണ്ട ആവശ്യമില്ല അതിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊന്നു പറഞ്ഞു എന്നേയുള്ളൂ അപ്പോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് y is equal to five into five by five minus nineteen by five രണ്ടെണ്ണത്തിന്റെയും dinominator five ആയതുകൊണ്ട് തന്നെ നമുക്ക് common ആയിട്ട് എന്ത് വരും five into five is twenty five minus nineteen okay is equal to twenty five minus nineteen is divided by നമുക്ക് value കിട്ടി y is equal to six by five so ഇതാണ് നമ്മുടെ final value എന്ന് പറയുന്നത് x is equal to nineteen by five and y is equal to six by five ഏറ്റവും അവസാനം conclude ചെയ്യണം therefore the value സ്ഥലമില്ലാത്തോണ്ട് ഇങ്ങോട്ട് എഴുത്താണ് therefore the value of value of x is equal to nineteen by five and y is equal to six by five so finally conclusion വരെ ഒരു mark ഉണ്ട് so അത് പോലും കളയരുത് അഹ് ഇത്രയും value കണ്ട് പിടിച്ചു okay അത് കഴിഞ്ഞിട്ട് conclude കൂടി ചെയ്യുക അപ്പൊ ഇത്രയേയുള്ളൂ elimination method എന്ന പറഞ്ഞത് already ഞ നമുക്ക് അറിയാവുന്ന കാര്യാണ് ഞാൻ കൊറച്ചു അധികം explain ചെയ്തു എന്ന തോന്നുന്നു ആർക്കെങ്കിലും മനസിലാവാതെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മനസ്സിലാവാൻ വേണ്ടീട്ടായിരുന്നു ഇനി ഇവിടെയു മനസിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ question ൽ നമ്മൾ ഇനി ഇപ്പൊ ചെയ്യുമ്പോൾ ഒന്നൂടി ശ്രെദ്ദിച്ച മതി ഇതേ method തന്നെയാണ് നമ്മള് follow ചെയ്യുന്നത് okay നമുക്ക് ഇങ്ങനെ കിട്ടി x is equal to nineteen by five ഉം y is equal to six by five എന്നും കിട്ടി ഇത്രയേ ഉള്ളു കണ്ട് പിടിക്കാനായിട്ട് എങ്കിലും ഇത് correct ആണോന്ന് നമുക്ക് ഉത്തരം കിട്ടിയേക്കുന്നെ എന്ന് check ചെയ്യാനായിട്ട് ഒരു വഴി ഉണ്ട് so ഇവിടെ നമുക്ക് ഒരു രീതിയിലും mark പോകില്ല കാരണം നമുക്ക് കിട്ടുന്ന ഉത്തരം correct ആണോന്ന് check ചെയ്യാനായിട്ട് ഉള്ള option ഉണ്ട് അങ്ങനെ ഉണ്ട് അത് തെറ്റാണ് എന്ന് നമുക്ക് തന്നെ അത് മനസിലായി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു തിരുത്താവുന്നതേ ഉള്ളു അപ്പൊ അത് എങ്ങനെയാ എന്ന ചോയ്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ നേരത്തെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ equation എങ്ങനെയായിരുന്നു x plus y is equal to five ഉം two x minus three y is equal to four ഉമായിരുന്നു അല്ലെ അപ്പൊ നമുക്ക് X ന്റെ value അറിയാം Y ടെ value അറിയാം ഈ അഹ് X ന്റേം Y ടേം value ഈ രണ്ട് equation ലേക്കും substitute ചെയ്തു കൊടുക്കുമ്പോൾ ഈദേ values തന്നെയാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും നമുക്ക് കിട്ടിയേക്കുന്ന value correct ആണ് വേറെ ഒരു രീതിയിൽ പറഞ്ഞുതരാം ഇപ്പോ ഈ equation ന് ഇങ്ങനെ നമുക്ക് എഴുതാലോ x plus y ഇപ്പുറത്തേക്ക് വരുമ്പോൾ minus five is equal to zero two x minus three y plus four ഇപ്പുറത്തേക്ക് വരുമ്പോൾ minus four is equal to zero രണ്ടും ഒരേ equation തന്നെയല്ലേ അല്ലേ വേറെ വ്യത്യാസമൊന്നുമില്ല അപ്പുറത്ത് കിടക്കുന്ന number തന്നെ ഇപ്പുറത്തേക്ക് മാറ്റി എന്നതേയുള്ളൂ is equal to nineteen by five y is equal to six by five രണ്ട് equation ലേക്കും X ന്റെയും Y ടയും value ഇട്ടുകൊടുത്തിട്ട് നമുക്ക് solve ചെയ്യുമ്പോൾ is equal to zero എന്നാണ് രണ്ടിടത്തും കിട്ടുന്നത് എങ്കിൽ നമ്മുടെ ഉത്തരം correct ആണ് അപ്പൊ നമുക്ക് just ഒന്ന് നോക്കാം correct ആണോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഒന്നാമത്തെ equation ഞാൻ എടുക്കാം equation one അപ്പോ ഇവിടെ LHS മാത്രം എടുക്കാണ് LHSequal to x plus y minus five ആണ് is equal to x ന്റെ value nineteen by five plus y by five ആണ് ഇനി is equal to രണ്ടിടത്തും divided by five ആയതുകൊണ്ട് common ആയിട്ട് നമുക്ക് five എടുക്കാം അഹ് nineteen plus six ആയിരിക്കും മുകളിൽ വരുന്നത് nineteen plus six minus ഇപ്പോ അടുത്ത step ലെ nineteen plus six എന്ന് പറയുന്ന twenty five by five minus five is equal to twenty five by five five അല്ലേ minus five അങ്ങനെ തന്നെ അപ്പോ five minus five zero എത്രയാ നമുക്ക് ഇവിടുത്തെ RHS തന്നെയല്ലേ നമ്മുടെ RHS തന്നെ is equal to zero എന്നുള്ളത് തന്നെ കിട്ടിയില്ല അപ്പോൾ നമുക്ക് എന്ത് conclude ചെയ്യാം first equation ന്റേത് satisfy ഇത് just നമ്മുടെ verification ന് വേണ്ടിയിട്ടാണ് answer paper ൽ ഒന്നും എഴുതേണ്ട കാര്യമില്ല ഇത് just rough ആയിട്ട് side ൽ ഒന്ന് എഴുതി നോക്കിയിട്ട് നമുക്കൊരു satisfaction വേണ്ടിയിട്ടാണ് നമ്മുടെ ഉത്തരം correct ആണ് എന്ന് നമുക്കൊരു satisfaction വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് first equation അത് satisfy ചെയ്തു അതേ രീതിയിൽ തന്നെ നമുക്ക് second equation ചെയ്തു നോക്കാം second equation second equation ൽ LHS ആണ് എടുക്കേണ്ടത് കേട്ട അപ്പോ second equation അതിൻറെ LHS എടുക്കുന്ന സമയത്ത് എന്ത് കിട്ടും two x minus three y minus four എന്നെ കിട്ടും ഒരു കാര്യം ചെയ്തു കൊടുക്കാം two into nineteen by five minus three into six by five minus four അപ്പോ next ആയിട്ട് ഞാൻ താഴെ എഴുതുന്ന സമയത്ത് two into nineteen എത്രയാ thirty eight by five minus three into by five minus four അല്ലേ അടുത്ത step ൽ എന്ത് ചെയ്യാം രണ്ടിടത്തും divided by five ആണ് so upon five എടുക്കാം thirty eight minus eighteen minus four next step ൽ എന്ത് കിട്ടും thirty eight minus eighteen എന്ന് പറയുന്നത് twenty by five minus four is equal to twenty by five എന്ന് പറയുന്നത് four ആണ് minus four is equal to zero കണ്ടോ അപ്പൊ രണ്ട് equation ഉണ്ടായിരുന്നത് രണ്ട് equation ലേക്കും X ന്റെം Y ടേം values ഇട്ടു കൊടുത്തപ്പോൾ നമുക്ക് അതിൻറെ ആദ്യത്തെ ഒന്ന് തന്നെ കിട്ടി നമുക്ക് പറയാം ഈ x ന്റെയും y ന്റെയും value correct ആണെന്ന് ഇത് ഞാൻ just ഒരു optional ആയിട്ട് പറഞ്ഞതാണ് നമുക്ക് കിട്ടിയ ഉത്തരം correct ആണോ എന്ന് check ചെയ്യാൻ വേണ്ടീട്ട് മാത്രമാണ്

plus four y is equal to minus two y is equal to two അപ്പൊ നമ്മൾക്ക് answer ലേക്ക് പോകാം answer ലേക്ക് പോവാണ് നിങ്ങൾ ആ equation question paper ൽ question കണ്ടു നമ്മടെ answer sheet ലേക്ക് ഇതേപോലെ തന്നെ എടുത്തു എഴുതുക three x plus four y is equal to ten അതാണ് നമ്മുടെ first equation two x minus two y is equal to two so ഇതിന്റെ constant part തന്നെ കിടക്ക അത് നമ്മൾ ഇനി നോക്കണ്ട ഇനി next ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം x ആണോ y ആണോ eliminate ചെയ്യണ്ടേ എന്ന് നോക്കണം അപ്പൊ അതിന് വേണ്ടീട്ട് ഞാൻ നേരത്തെ ഏതാ eliminate ചെയ്തേ y ആണ് eliminate ചെയ്തേ so ആ ഒരു രീതിയിൽ നോക്കുവാണെങ്കിൽ first ന്റെ coefficient four ആണ് second ന്റെ coefficient two ആണ് okay അപ്പൊ ഇതിനെ എങ്ങനെ same ആക്കം same ആക്കാനായിട്ട് ഏത് equation multiply ചെയ്യണം ഒന്ന് നോക്കിയേ ആദ്യത്തിന്റെ അകത്തു four ആണ് രണ്ടാമത്തിന്റെ അകത്തു two ആണ് അപ്പൊ ഈ two വിനെ into two ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്തായിട്ട് എടുക്കാൻ പറ്റും

എന്താ മുമ്പത്തെ equation അങ്ങനെ തന്നെ three x plus four y equal to കിട്ടും താഴത്തെ equation two ഓരോ term നേയും multiply ചെയ്യണം first term multiply ചെയ്യുമ്പോൾ four x two second term multiply four y

minus ആണ് difference അതുപോലെ add ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും cancel ആയിട്ട് പോകും അപ്പോൾ എന്താ last question ൽ Y ആണ് നമ്മള് cancel ആക്കി question ൽ നമുക്ക്

നമ്മളെ question അതേപോലെ തന്നെ എഴുതി equation one and equation two അപ്പോ last question ൽ നമ്മൾ Y ആണ് cancel ചെയ്തത് ഈ question ൽ ഞാൻ x cancel ചെയ്യാനായിട്ടാണ് പോകുന്നത് coefficient നോക്കിയേ X ൻറെ ആദ്യത്തെ equation ൽ X ൻറെ coefficient three ആണ് രണ്ടാമത്തെ equation ൽ X ൻറെ coefficient two ആണ് അതിന് രണ്ടെണ്ണത്തിനെയും കൂടെ same ആക്കി എടുക്കണം same ആക്കിയെടുക്കാൻ ആയിട്ട് two നെ എന്ത് കൊണ്ട് multiply ചെയ്താലും three കിട്ടില്ല three നെ എന്ത് കൊണ്ട് multiply ചെയ്താലും two കിട്ടില്ല അങ്ങനെയുള്ള stage ൽ നമ്മൾ എന്താ ചെയ്യേണ്ടേ അറിയാമോ three ടെ multiple നോക്കണം three six nine twelve fifteen എന്ന് പറഞ്ഞ് പോവല്ലേ two ന്റേത് എങ്ങനെയാ two four six eight twelve എന്നൊക്കെ പറഞ്ഞു പോവാണ് അപ്പോൾ ഈ രണ്ടെണ്ണത്തിന്റെയും multiple

മാറ്റാൻ ആയിട്ട് പറ്റും അപ്പോ first equation three x എന്നുള്ളത് six x ലേക്ക് മാറ്റണമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് multiply ചെയ്യണം equation നെ ഒരു two വെച്ച് multiply ചെയ്യാണ് എങ്കിൽ two into three six x ആയിട്ട് മാറും ഈ ഒരു equation നെ എന്തുകൊണ്ട് multiply ചെയ്യണം into three ചെയ്യുവാണെങ്കിൽ two into three six x ആയിട്ട് പറഞ്ഞാൽ ഏതാണോ cancel ചെയ്യുന്നത് അതിൻറെ coefficient same ക്ക X ൻറെ coefficient same ആക്കാൻ വേണ്ടിയിട്ട് two കൊണ്ട് multiply ചെയ്യണം അപ്പോ ആ ഒരു term നെ മാത്രമല്ല ആ equation മൊത്തമായിട്ട് വേണം first equation മൊത്തമായിട്ട് ചെയ്യുന്നു second equation മൊത്തമായിട്ട് into three ചെയ്യുന്നു അപ്പോ ആ equations എങ്ങനെ മാറുന്നു first equation മൊത്തമായിട്ട് നമ്മൾ എന്തായിട്ടു മാറുന്നു two into three x six x two into four y plus eight y is equal to two into ten minus twenty so first equation അങ്ങനെ മാറി ഇനി അടുത്ത ആയിട്ട് second equation നമ്മൾ എന്ത് വച്ചിട്ടാ multiply ചെയ്തത് three വെച്ചിട്ട് three എടുത്തു multiply ചെയ്യുമ്പോൾ എങ്ങനെ വരും ഓരോ terms നേയും three വെച്ച് multiply ചെയ്യണം so three into two എടുക്കാം three into minus two y എടുക്കുമ്പോൾ minus y is equal to three into two x okay അപ്പോ മറ്റേ രീതിയിൽ തന്നെയാണ് but നമ്മൾ അവിടെ Y ആണ് cancel ചെയ്യാൻ നോക്കിയത് ഇവിടെ നമ്മൾ X ആണ് eliminate ചെയ്യാൻ പോകുന്നത് അതേയുള്ളൂ ഇവിടത്തെ വ്യത്യാസം രീതിയിൽ തന്നെ ചെയ്യുന്നു എന്നേയുള്ളൂ ഇനി എന്ത് ചെയ്യാം X ആണ് okay ഏതാണോ നമ്മൾ same ആക്കിയത് അതിൻറെ sign വേണം നോക്കാൻ ഇപ്പോൾ ഇവിടെ first equation sign എന്താ plus six x second equation എന്താ അപ്പോൾ ഞാൻ നേരത്തെ ഒരു tip പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ രണ്ടിടത്തും plus ആണ് അല്ലേ രണ്ടിടത്തും same sign ആണ് വന്നിരിക്കുന്നത് രണ്ടിടത്തും ഈ രണ്ടു equation നമ്മൾ എന്ത് ചെയ്യണം subtract okay രണ്ടു equation subtract ചെയ്യണം okay first equation ൽ നിന്ന് second equation subtract ചെയ്യണം minus എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം സാധാരണ രീതിയിലായാലും two x minus three x plus two എന്നും വിചാരിക്കാ ഈ രണ്ടെണ്ണത്തിനെയും minus ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യാം two x minus bracket ൽ ആണ് അടുത്തത് ഇടാൻ പാടുള്ളൂ കേട്ടോ minus bracket four x plus എന്താ എഴുതുന്നത് അപ്പോ അടുത്ത step ൽ ഇങ്ങനെ വരും two x minus three minus sign ഉകൾ change ആവും plus four x minus ചെയ്യുന്ന സമയത്ത് minus into plus four x minus four x ആയിട്ട് മാറുന്നു minus into plus two എന്തായിട്ട് മാറുന്നു ഇങ്ങനെയാണ് നമ്മൾ രണ്ട് equations നെ അത് തമ്മിൽ minus ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യും അതേ രീതിയിൽ തന്നെ ഇവിടെ ഈ രണ്ട് equations നെയും minus ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം equation ൽ നിന്ന് second equation minus ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയുന്നത് ആദ്യമേ നമ്മൾ അതിനുശേഷം അടുത്ത plus ആണ് ഒരു term ന്റെ plus ആണ് sign എങ്കിൽ അതിൻറെ മാറും minus

minus ആണ് അത് എന്തായിട്ടും മാറും plus six x ആയിട്ട് മാറും ഇവിടെ plus six x ആണ് അത് എന്തായിട്ടും മാറും minus sign വേണം നോക്കാൻ ആയിട്ട് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന sign ല്ല പുതിയതായിട്ട് വന്നിരിക്കുന്ന sign വേണം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് minus വരുമ്പോഴാണ് ഈയൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ആണേൽ കുഴപ്പമില്ല direct plus ചെയ്തു പോയാ മതി minus minus ആണ് ചെയ്യുന്നതെങ്കിൽ അതായത് രണ്ടെണ്ണത്തിന്റെ same ആയിട്ട് വരുന്നു അപ്പോ നമ്മള് substract ആണ് ചെയ്യുന്നത് അങ്ങനെ substract ആണ് ചെയ്യുന്നതെങ്കിൽ equation ൽ ഓരോരോ sign okay അപ്പോ ഇവിടെ അഹ് minus minus എന്നുള്ളത് plus x y ആവും minus six ആയിട്ട് മാറും ഇനി എന്ത് ചെയ്താ മതി ഇനി ഈ sign നോക്കണ്ട direct ഇത് നോക്കിയങ്ങ് ചെയ്താ മതി ഇവിടെ നോക്കിയേ plus six x പുതിയ sign വേണം നോക്കാൻ മുകളിൽ plus x താഴെ minus x ഇത് രണ്ടും കൂടെ ചെയ്യാലോ ബാക്കി നോക്കിയേ plus eight y and plus plus six y minus അല്ല bracket ൽ sign വേണം നോക്കാൻ ആയിട്ട് ഇപ്പോൾ plus six y ആണ് so add ചെയ്യുന്ന സമയത്ത് eight y plus six y എന്ന് പറയുന്ന എത്രയാ fourteen plus fourteen y okay is equal to ഇനി twenty minus six twenty minus six എത്രയാ twenty ന്ന് six പോയ fourteen okay അപ്പോ y is equal to എത്രയാ fourteen ഇവിടെയുണ്ട് ഇവിടുത്തെ into അപ്പുറത്തേക്ക് പോകുമ്പോൾ divided ആയിട്ട് മാറും fourteen by fourteen y is equal to one okay y ന്റെ value എന്താ one ഇവിടെയൊക്കെ ഒരു logic ആണ് കേട്ടോ ഇവിടെ ഇപ്പോൾ ഈ minus ചെയ്യാതെ നമ്മൾ ആദ്യമേ y നെ ആണ് കണ്ടത് ചെയ്തിരുന്നെങ്കിൽ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ഈയൊരു equation ന് ഞാൻ ആദ്യം ചെയ്ത കാണിച്ചായിരുന്നു different ആ അപ്പൊ already plus ചെയ്താൽ മതി അപ്പോൾ നേരത്തെ equation കൂടെ അങ്ങ് ചെയ്തു പോയാ മതി പിന്നെയാണ് നമ്മൾ cancel ചെയ്യാൻ നോക്കിയത് അതുകൊണ്ടാണ് നമുക്കിത് minus ചെയ്യേണ്ടതായിട്ട് വന്നതും ഇവിടെ sign ന്റെ വ്യത്യാസം അപ്പ ചെയ്യുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല X ന് വേണമെങ്കിൽ X ചെയ്യാം Y ന് വേണമെങ്കിൽ Y ചെയ്യാം അതുകൊണ്ടാണ് ഞാൻ ഈ question ൽ X ചെയ്തത്

ഞാൻ ഇവിടെ സംസാരിക്കുന്നത് എന്‍റെ ജീവിതത്തിൽ cricket സ്വാധീനിച്ചതിനെക്കുറിച്ചാണ്. ഞാൻ വളരെ ചെറുപ്പകാലം തൊട്ടേ cricket കളിക്കുന്ന ഒരു കുട്ടി ആയിരുന്നു. IPL കണ്ടാണ് ഞാൻ cricket കണ്ടു വളരുന്നത്. എന്‍റെ അമ്മാവന്മാരും എന്‍റെ ജ്യേഷ്ഠന്മാരുടെയും ഇടയിലിരുന്നാണ് cricket നെ കണ്ടു ഞാൻ വളരുന്നത്. അന്ന് എല്ലാവരും chennai super kings മഹേന്ദ്രസിങ് ധോണിയുടെ chennai super kings സച്ചിൻ ടെണ്ടുൽക്കറിന്‍റെ mumbai indians ന്‍റെയൊക്കെ ആരാധകരായിരുന്നു. എല്ലാവരും, ഒപ്പമുള്ളവരെല്ലാം. royal challengers bangalore, kolkota king riders എന്നിങ്ങനെയുള്ള team കൾക്കൊക്കെ അന്ന് വളരെ കുറച്ച്, ചുരുക്കം fans കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാ~ ഞാനും കളി കണ്ടുവളർന്നു. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ idea ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരാൾ വന്ന് എറിയുന്നു, ഒരാൾ bat ചെയ്യുന്നു. out ആകും, catch പിടിച്ചിട്ട് out ആകും, ആ മൂന്ന് കമ്പിൻമേൽ തട്ടിയാൽ out ആകും. അങ്ങനെയുള്ള ഒരു mind ഒക്കെ ആയിരുന്നു അന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എല്ലാവരും ധോണി, ധോണി സച്ചിൻ, സച്ചിൻ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതിന്‍റെയും പുറകെ പോകാണ്ട് എന്‍റെ ഒരു എനിക്ക് ഒരു ഇഷ്ടം തോന്നിയത് വേറൊരു ആളോടായിരുന്നു. അതിൽ തന്നെ. royal challengers bangalore ൽ ഒരു young player ആയിരുന്നു അന്നത്തെ വിരാട് കോഹ്ലി എന്നൊരു player നോട്. അയാളുടെ, അയാൾ ഒരു Nike ന്‍റെ bat ആണ് use ചെയ്തിരുന്നത്. അതും കറക്കി വന്ന് അയാളുടെ ഒരു attittude, passion, agression എല്ലാം എനിക്കെന്തോ ഇഷ്ടമായി തുടങ്ങി അയാളോട്. ഇവരിൽ നിന്നൊക്കെ ഒരു different ~cul, different personality ആയിരുന്നു അയാൾക്ക്. ഒരു നെവ്~ never give up attittude. അതാണ് അയാളുടെ, അയാൾക്ക് അയാളിലേക്ക് എന്നെ കൂടുതൽ ആകർഷിച്ചത്. തോൽക്കാൻ തയാറല്ലായിരുന്നു അയാൾ ഒന്നിനോടും. അങ്ങനത്തെ ഒരു മനസായിരുന്നു അയാൾക്ക്. ഒരു mind set ഒരു വാശിയോടെയുള്ള ഒരു കളിയായിരുന്നു അയാളുടെ. ഏർ ധോണിയാണെങ്കിലും സച്ചിനാണെങ്കിലും ഒരു cool ആണ് അവരൊക്കെ. നമുക്ക് അവരെക്കുറിച്ച് അറിയാമായിരുന്നു. കൂടുതൽ fans ഉണ്ട് അവർക്ക്. അങ്ങനെയിരിക്കെയാണ് ഈ ഒരു ചെറിയ പയ്യന്‍റെ കടന്നുവരവ്. എന്തോ എനിക്ക് അയാളോടാണ് ഇഷ്ടം തോന്നിയത്. അങ്ങനെ ഞാൻ അയാളുടെ കളികൾ ആണ് കണ്ടുവളർന്നത്. സച്ചിനും ധോണിയൊക്കെ Indian team ലും Chennai Super Kings ലുമെല്ലാം നല്ല കളികൾ കളിക്കുമ്പോഴും ചെന്നൈ, മുംബൈ എല്ലാം IPL trophy കൾ നേടുമ്പോഴും ഞാൻ Royal Challengers നു വേണ്ടിയും അവർക്ക് ഒരു trophy നേടാൻ വേണ്ടിയുമാണ് കാത്തിരുന്നത്. എന്നും ഇന്നും trophy ഒന്നും കിട്ടിയിട്ടില്ല. എന്നാലും ഞങ്ങൾക്ക് hope ഉണ്ട്. അങ്ങനെ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടങ്ങളിലാണ് ഞാൻ കൂടുതൽ cricket കണ്ടു വളർന്നത്. എനിക്ക് അന്ന് എട്ടോ ഒൻപതോ വയസ് ഒക്കെയേ ആയിട്ടുള്ളൂ. അങ്ങനെയിരിക്കെ ഇൻഡ്യയുടെ world cup പതിനൊന്ന്~ രണ്ടായിരത്തി പതിനൊന്നിൽ. അന്ന് ഞാൻ കളി കണ്ടു തുടങ്ങിയിരിക്കുന്നു. സച്ചിനും സേവാഗും ആണ് അന്ന് opening. സഹീർ ഖാനും മുനാഫ് പട്ടേലും നയിക്കുന്ന ബോളിങ് നിര. അശ്വിനും ഹർഭജൻ സിങ്ങുമുള്ള പിൻനിര. അതിന്‍റെ ഇടയിൽ middle order ലാണ് ഈ വിരാട് കോഹ്ലി എന്ന player കളിക്കാന്‍ വന്നിരുന്ന്. two down ആയിട്ട്. സച്ചിനും സേവാഗും ഗംഭീറും കഴിഞ്ഞാലാണ് കോഹ്ലി ഇറങ്ങി വരുന്നത്. പിന്നെ വരാനുള്ളത് നമ്മുടെ യുവരാജും, all rounder യുവരാജ്. അന്നത്തെ world cup ലെ man of the series ആയ യുവരാജ്. മഹേന്ദ്രസിങ് ധോണി അന്നത്തെ നമ്മുടെ ഇൻഡ്യയുടെ captain ആയ മഹേന്ദ്രസിങ് ധോണിയുമാണ്‌. അങ്ങനെയിരിക്കെ, അങ്ങനെയാണ് ഈ കോഹ്ലിയുടെ കളി കണ്ടുവരുന്നത്. ഇതില് പിന്നെ എന്താണെന്നുവെച്ചാല് അന്ന് കോഹ്ലിക്ക് ODI ൽ രണ്ടാം rank ആണ്. whole world ല്. സച്ചിൻ, സെവാഗും ധോണി, യുവരാജ് ഒക്കെ കളിക്കുമ്പോഴും പോണ്ടിംഗ്, ഓസ്ട്രേലിയയുടെ പോണ്ടിംഗ് സൗത്ത് ആഫ്രിക്കയിലെ അങ്ങനെ അഹ് ശ്രീലങ്കയിലെ കുമാർ സംഗക്കാര മഹാല ജയവർധന, ഷെയ്ൻ വാട്സൺ അങ്ങനത്തെ players ഒക്കെ കളിക്കുമ്പോഴും ഷഹീൻ അഫ്രീദി, ഷാഹിൻ അഫ്രീദി മറ്റ് ഒക്കെ players ഒക്കെ കളിക്കുമ്പോഴും വിരാട് കോഹ്ലി ആണ് രണ്ടാം സ്ഥാനത്ത് odiranking ൽ. അന്ന് അയാൾ ഒരു ഭയങ്കരമായ ഒരു player ആയിരുന്നു. ചെറുപ്പംതൊട്ടേ agression ആണ് അയാളുടെ main. ഒരു never give up attitude അത് എനിക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. ഒരു ത്രിരാഷ്ട്ര tournament ൽ മലിംഗനെ അടിച്ച ആ നാല് four മതി ആറ് four മതി ആൾ എന്താണെന്ന് മനസ്സിലാക്കാന്. അങ്ങനെ ആളോടുള്ള ഇഷ്ടം കൊണ്ട്. ആളുടെ കളി follow ചെയ്താണ് ഞാൻ cricket നെ കൂടുതൽ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. അങ്ങനെയാണ് ഈ cricket നോട് കൂടുതൽ അടുത്ത് വിരാട് കോഹ്ലിയുടെ ഓരോ കളികളും ഞാൻ miss ചെയ്യാതെ കാണാൻ തുടങ്ങി. അയാൾ ഒരു run ഒഴുകുന്ന machine ആയിരുന്നു. century കൾ ഒക്കെ അടിച്ചു കൂട്ടുന്ന ഒരു machine പോലെയായിരുന്നു അയാൾ കളിച്ചിരുന്നത്. രണ്ടായിരത്തി പതിമൂന്ന് I think പതിമൂന്ന് പതിനാല് കാലഘട്ടങ്ങളിൽ അയാള് RCB യുടെ captain ആയി വരുന്നുണ്ട്. RCB യുടെ captaincy അയാൾ ഏറ്റെടുക്കുന്നുണ്ട്. ചെറിയ വയസിലാണ്. ഇരുപത്തഞ്ച് വയസെങ്ങാനുമേ ആയിട്ടുള്ളൂ. ആ വയസിൽ തന്നെ അയാൾ RCB യുടെ captain ആകുന്നുണ്ട്. ഇരുപത്തഞ്ച് ആയിട്ടുണ്ടാവില്ല ആകാലം. RCB ഒരു നല്ല team ആയിരുന്നു. പക്ഷേ ഭാഗ്യങ്ങൾ ഉണ്ടായിരുന്നില്ല എപ്പോഴും RCB യ്ക്ക്. വിക്ടർ ഷാർക്ക് ഒക്കെ ഉള്ള ഒരു team ആണെങ്കിലും final വരെ എത്താനുള്ള ഒരു ഭാഗ്യമേ RCB ണ്ടായിട്ടുള്ളൂ. മൂന്നുവട്ടം final ലേയ്ക്ക് എത്തിയിരിക്കുന്നു. അതിൽ രണ്ടായിരത്തി എട്ട്, എട്ട് ഒൻപതിലെല്ലാം final ൽ എത്തിയതൊന്നും എനിക്ക് ഓർമ്മയില്ല, അന്നൊന്നും എനിക്ക് അറിവുമില്ല. പതിനൊന്ന് final ൽ Chennai Super Kings നോട് തോറ്റത് ശരിക്ക് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അതുപോലെ പതിനാറ് final ലും. ഇനി ഈ വിരാട് കോഹ്ലി കാരണമാണ് ഞാൻ RCB യെ support ചെയ്യുന്നത്. ഓരോ season ലും നമ്മള് തോൽക്കുമ്പോഴും അടുത്ത season നമ്മുടേതാകും, നമ്മൾ അടുത്ത season ല്‍ cup എടുക്കും എന്നു വിചാരിച്ചാണ് നമ്മൾ കളി കാണാന്‍ തൊടങ്ങാ. അങ്ങനെയിരിക്കെ പെട്ടെന്ന്, അന്നൊക്കെ ഇൻഡ്യയുടെ captainms ധോണി ആണല്ലോ. എല്ലാ എല്ലാതിനും. ODI യിൽ ആണെങ്കിലും twenty യിൽ ആണെങ്കിലും test ൽ ആണെങ്കിലും. രണ്ടായിരത്തി~ I think രണ്ടായിരത്തി പതിനാറിൽ തന്നെ ആണെന്നു തോന്നുന്നു. ഒരു ആസ്ത്രേലിയൻ series നു ശേഷം ധോണി അയാളുടെ captaincy ഒഴിയാണ് test ൽന്ന്. ഒരു പെട്ടെന്നുള്ള ഒരു വിടവാങ്ങൽ ആയിരുന്നു ധോണിയുടേത്. അങ്ങനെയിരിക്കെയാണ് കോഹ്ലി ഇൻഡ്യയുടെ test captain ആകുന്നത്. ആദ്യായിട്ട് കോഹ്ലി ഇൻഡ്യയുടെ test captain ആയിട്ടാണ് വരുന്നത്. odi യും twenty യും അന്ന് ധോണിയാണ് captain. അങ്ങനെയിരിക്കെ കോഹ്ലി ഇന്ത്യയുടെ test captain ആകുകയാണ്. അന്ന് ഇന്ത്യ ഏഴാം സ്ഥാനത്തെങ്ങാനും ആയിരുന്നു. അങ്ങനെ കോഹ്ലി ഇന്ത്യയുടെ test captain ആയതിനു ശേഷം കോഹ്ലി ഇന്ത്യയുടെ test captain ആയതിനുശേഷം ആണ് ഇന്ത്യ ഒന്നുകൂടെ നല്ല കളിയായത്. I mean, overseas ൽ എല്ലാം പോയിട്ട് അവരെ തോൽപ്പിക്കാനുള്ള ഒരു ശക്തിയും ആരെയും പേടി ഇല്ലാത്ത ഒരു ഒരു ഇതായിരുന്നു indian team ന് ണ്ടായിരുന്നത്. culture ആയിരുന്നു indian team നുണ്ടായിരുന്നത്. ഇന്ത്യ home ൽ വന്നാൽ സച്ച്~ സച്ചിനും ജഡേജയും അടങ്ങുന്ന പിൻനിരയും overseas ൽ പോകുമ്പോൾ വിശാൽ ശർമ്മയുള്ള fast bowling ഒക്കെ ഇന്ത്യയുടെ വൻകരുത്തായിരുന്നു. പിന്നെ ആയിടയ്‌ക്കൊക്കെ captain never give up നമ്മൾ തോൽക്കില്ല എന്ന് ഒരു വാശിയുള്ള ഒരു captain surgic~ surging ല്‍ പേരുകേട്ട Australian players വരെ കോഹ്ലിയോട് Sledging ചെയ്യില്ലായിരുന്നു. കാരണം കോഹ്ലിയെ sledge ചെയ്‌താല്‍ അവര്‍ക്കാണ് നഷ്ട്ടം അവര്‍ക്കറിയാമായിരുന്നു. sledging എല്ലാം കോഹ്ലി തിരിച്ചായിരുന്നു ചെയ്തിരുന്നത്. ഓസ്‌ട്രേലിയക്കാർക്ക് കൊഹ്‌ലിയെ ആയിരുന്നു പേടി. കോഹ്‌ലിക്ക് ഓസ്‌ട്രേലിയെ അല്ലായിരുന്നു. പണ്ടത്തെ ഇന്ത്യയ്ക്ക് ഓസ്‌ട്രേലിയയെ പേടി ആണെങ്കിൽ ഇന്നത്തെ ഓസ്‌ട്രേലിയയ്ക്ക് കോഹ്‌ലിയെ ആണ് പേടി. ആ ഒരു രീതിയിലേക്കാണ് കോഹ്ലി ഇന്ത്യൻ test team നെ മാറ്റി എടുത്തത്. രണ്ടായിരത്തി പതിനഞ്ച് പൈനാലിനൊക്കെ ശേഷം പതിനഞ്ച് odiworld cup ൽ ധോണി വീണ്ടും captain~ captain ആയിരുന്നു. odiworld cup ല്‍. അന്ന് ഇന്ത്യ പാകിസ്താനെ തോൽപ്പിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. അന്നത്തെ odiWorld Cup. മെൽബണിൽ അന്ന് കോഹ്‌ലിയുടെ ഒരു century ഉണ്ടായിരുന്നു. പാകിസ്ഥാനെതിരെ അന്ന് പാകിസ്ഥാനിൽ വരെ കോഹ്ലി കളിക്കുമ്പോൾ നല്ല ഒരു ആവേശം ആയിരുന്നു. നിർഭാഗ്യവശാൽ ആ സീ~ world cup ഇന്ത്യ semi യിൽ ഓസ്ട്രേലിയനായിട്ട്, ഓസ്‌ട്രേലിയാനെ ആയിട്ടന്നെ തോറ്റു പുറത്താവുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഇന്ത്യ രണ്ടായിരത്തി പതിനാറിൽ ഏർ ഒരു twenty world cup കളിച്ചു. അത് ഇന്ത്യ semi യിൽ തോറ്റ് പുറത്തായി. അന്ന് വിരാട് കോഹ്ലി ആയിരുന്നു ആ tournmanet ലെ man of the series. അഹ് I think മൂന്നോ നാലോ fifty അടി~ അർദ്ധ സെഞ്ച്വറി കോഹ്‌ലിക്ക് ഉണ്ടായിരുന്നു. മൂന്നോ നാലോ fifty അർദ്ധ സെഞ്ച്വറി കോഹ്‌ലിക്ക് ഉണ്ടായിരുന്നു. അതെ വർഷം തന്നെ രണ്ടായിരത്തി പതിനാറിൽ RCB യില്‍ final ല്‍ എത്തി. അത് കോഹ്‌ലിയുടെ ഒരു ഒറ്റ ആൾ പോരാട്ടം എന്ന് മാത്രം എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും കോഹ്‌ലിയുടെ ഒരു വലിയ പങ്ക് അതിൽ ഉണ്ടായിരുന്നു. തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് runs ആണ് കോഹ്ലി ആ ഒരു season ൽ അടിച്ചിട്ടുള്ളത്. അത് ഇപ്പോഴും ഒരു unbreakable record ആണ് എന്നാണ് എന്‍റെ ഒരു mind set. അങ്ങനെ ആയിരിക്കാം. അത് അങ്ങനെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് തോന്നുന്നത്. അങ്ങനെ ഒരു un~ unbreakable record ഉം ഇട്ട്, അന്ന് orange cap കൂടുതൽ run നേടുന്നവർക്ക് orange cap ഉണ്ട്. അതും കോഹ്‌ലിക്കാണ് കിട്ടിയിരുന്നത്. ഇത്രയൊക്കെ ചെയ്തിട്ടും നിർഭാഗ്യവശാൽ അതിന്‍റെ final ലും അതിന്‍റെ നായകൻ

എന്നാലും ഞങ്ങൾ never give up ആയിരുന്നു. ആളില്‍ നിന്ന് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ആൾ ഒരു inspiration ആണ്. എത്ര തോറ്റാലും ഇനിയും ഒരിക്കലും കൈവിടില്ല. ഇനിയും ജയിക്കാം hope ഉണ്ട് vision ണ്ട് നല്‍കുന്നൊരു ഒരു വല്ലാത്ത ഒരു മനുഷ്യൻ ആണ് അയാള്. അങ്ങനെ ആ season അങ്ങനെ അവസാനിച്ചു. അതിൽ നാലു century കൾ അടിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാകട്ടെ kings eleven Punjab നെതിരെ പതിനഞ്ച് stitch ല്‍ കയ്യിൽ ഉണ്ടായിട്ട്. ആ കളിയെല്ലാം ഞാൻ live ആയിരുന്നു കണ്ടിട്ടുണ്ട്. കാരണം എന്താണെന്നുവെച്ചാൽ അന്ന് അഹ് മഴ പെയ്തിരുന്നു കളിയുടെ time ൽ. കുറച്ച് വൈകിയാണ് കളി തുടങ്ങിയത്. I think ഒരു ഒൻപതുമണിയൊക്കെ കഴിഞ്ഞ്ക്കുണ്. പതിനഞ്ച് over ആയി ചുരുക്കിയ കളി ആയിരുന്നു. എന്നിട്ടും അയാൾ പതിനഞ്ച് over ലെ കളിയിൽ opening ൽ ഇറങ്ങി നൂറ്റിപ്പതിമൂന്ന്‌ runs ആണ് അയാൾ അടിച്ചത്. അതിന്‍റെ ഒരു അത്രയും വലിയൊരു innings ആണ് അയാൾ അന്ന് കളിച്ചത്. ഒരുപക്ഷേ ഇരുപത് over ഉണ്ടായിരുന്നെങ്കിൽ ഗെയിലിന്‍റെ നൂറ്റിഎഴുപത്തഞ്ച് run എന്നൊരു individual highest score . അതുവരെ മറികടന്നേനെ അന്നയാള്‍. അത്രയ്ക്കും form ൽ ആയിരുന്നു അയാള്. അങ്ങനെയിരിക്കെ രണ്ടായിരത്തി പതിനേഴ് ഏർ ആയപ്പോഴേയ്ക്കും വിരാട് കോഹ്ലി ആയി ഇന്ത്യയുടെ ODIttwenty captain. ധോണി രണ്ടിൽ നിന്നും സ്ഥാനമൊഴിഞ്ഞു. രണ്ടായിരത്തി പതിനേഴ് champions trophy ഉള്ള വർഷം ആയിരുന്നു ഇംഗ്ലണ്ടിൽ. അതാണ് കോഹ്‌ലിയുടെ i think കോഹ്‌ലിയുടെ ആദ്യത്തെ പ്രഥമ tournament എന്നു തോന്നുന്നു. captain ആയിട്ട്. ആ series ൽ നിർഭാഗ്യവശാല് final ല്‍ പാക്കിസ്ഥാനോട് തോൽക്കേണ്ടി വന്നു. പാക്കിസ്ഥാൻ വരുത്തിയ മുന്നൂറ്റിമുപ്പത് എങ്ങാനും runs ഉണ്ടായിരുന്നു ജയിക്കാൻ ഇന്ത്യയ്ക്കു വേണ്ടി. പക്ഷെ ഇന്ത്യയുടെ mid top, top three batsman ശിഖർ ധവാൻ, വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ power play യിൽത്തന്നെ പരാജയപ്പെട്ട് അവരുടെ left arm phases നിടയിൽ ഇന്ത്യയ്‌ക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ആ അതും ഇന്ത്യയ്ക്ക് നഷ്ടമായി. അങ്ങനെ ഇരിക്കെ വീണ്ടും രണ്ടായിരത്തി പതിനെട്ട് കാലത്തിനുശേഷം രണ്ടായിരത്തി പത്തൊൻപത് എന്നൊരു വേഷം അത് ODIWorld Cup ഉള്ള ഒരു വർഷം ആയിരുന്നു. അന്നാകട്ടെ അന്ന് ഇന്ത്യ തന്നെയായിരുന്നു favoritesODIworld cup ൽ. അന്ന് ഇന്ത്യ നല്ല ഉജ്ജ്വല performance ആണ്. stage ൽ എല്ലാം നടന്നിരുന്നത്. പോയിരുന്നത്. നിർഭാഗ്യവശാൽ അന്നും ഇന്ത്യയ്ക്ക് തോൽക്കേണ്ടി വന്നു. ന്യൂസിലാൻഡ് ആയിരുന്നു ഇന്ത്യയോട് semi കളിച്ചിരുന്നത്. വളരെ ചെറിയ വിജയലക്ഷ്യം മാത്രമേ ~ഉണ്ടാ ഇന്ത്യയ്ക്കുണ്ടായിരുന്നുള്ളൂ. ഇരുനൂറ്റി എഴുപത് ആയിട്ട് അത്രയെങ്ങാനുള്ളൂ. മതിയായിരുന്നു. but ഇന്ത്യയ്ക്ക് തോൽക്കേണ്ടി വന്നു അതിൽ. എന്നിട്ടും പ്രതീക്ഷ കൈവിട്ടിരുന്നില്ല. അന്നും ഇതേപോലെ left നു മുന്നിലാണ് ഇന്ത്യ കുടുങ്ങിയത്. വിരാട് കോഹ്‌ലിയെ കണ്ടു. ഇതെല്ലാം ഞാൻ live ആയി കാണുന്ന പല കളികളാ. ഇതിലൊന്നും അയാൾ തളർന്നിട്ടുണ്ടായിരുന്നില്ല. അതുപോലൊരു attitude ആണ് എന്‍റെത്. ഒരിക്കലും തളരില്ല എന്ന് വിചാരിച്ചിട്ട്. അയാള്‍ ആണ് എന്‍റെ inspiration. എന്‍റെ idol അന്നും അന്ന് ധോണിയുടെ അവസാനത്തെ world cup mat~ match എങ്ങാനും ആയിരുന്നു അത്. അന്ന് ധോണി last run out ആയി പോകുമ്പോൾ ഇന്ത്യ മൊത്തം കരഞ്ഞിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് അയാൾ കരഞ്ഞിട്ടാണ് duck out ലേയ്ക്ക് നടന്നുവരുന്നത്. ഒരുപക്ഷെ അന്ന് അയാൾ run out ആയിരുന്നില്ലെങ്കിൽ ഇന്ത്യ ജയിച്ചേനെ. കാരണം അത്രയ്ക്ക് ഒരു finisher ആയിരുന്നു ധോണി. ഞാന്‍ കണ്ടത്തില്‍ ഏറ്റവും നല്ല ഒരു finisher ധോണിയാണ്. പിന്നെ അന്നേരമാണ് corona യുടെ കടന്നുവരവ്. അതിൽ എല്ലാവർക്കും തായപോലെതന്നെ cricket നും stop ചെയ്യേണ്ടിവന്നു. കുറച്ചുകാലം cricket ഉണ്ടായിരുന്നില്ല. ഭയങ്കര boring ആയിരുന്നു ആ date എല്ലാം. കാരണം എന്തെങ്കിലും കളി വേണം നമുക്ക് കാണാന്. കോഹ്‌ലിയുടെ കളി എപ്പോഴും എപ്പോഴും ഇങ്ങനെ കാണണം. ഒരു പ്രത്യേക style ആണ്‌. ഓരോ cover time ഉം ഒരു standard deliveries ഉം ആഹ് വേറെന്നെ ഒരു രസാണ്. ഒരു രാജാവിനെ പോലെയാണ് bat ചെയ്യാൻ വരുന്ന~ വരാറ്. ആ ഒരു attittude, ആ ഒരു passion നും, ആ ഒരു agression നും. എന്തിനേറെ? അങ്ങനെയിരിക്കെ

പരാതികളോ പറഞ്ഞിരുന്നില്ല. അങ്ങനെയൊക്കെ ആയാലും ഇന്ത്യ ആയിരുന്നു അയാള്‍ക്ക് main. ഇന്ത്യയ്ക്കുവേണ്ടി എപ്പോൾ കളിച്ചാലും ആള് അത്ര അയാളുടെ maximum effort ഇടുമായിരുന്നു. അന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒരു Ttwenty world cup ഉം കൂടി ഇന്ത്യയ്ക്ക് മുന്നിലെത്തി. ഓസ്‌ട്രേലിയയിലുള്ള കളി. അന്ന് കോഹ്ലി പാകി~ first match ൽ പാക്കിസ്ഥാനെതിരെ എൺപത്തിരണ്ട്‍ unbeaten run അടിച്ച് ആ എതിരെ അടിച്ച ഒറ്റ six മതി കോഹ്ലി ആരാണെന്ന് ഇന്ത്യയ്ക്ക് വ്യക്തമായി അറിയാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഒരു failure captain ആയിട്ടാണ് കോഹ്‌ലിയെ കണക്കാക്കിയിരുന്നത്. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു. കാരണം ഇന്ന് ഇന്ത്യയുടെ test ലെ നിലവാരവും ഇന്ന് ഇന്ത്യ ഇവിടം വരെ എത്തി? എല്ലാവർക്കും പേടി ഉള്ള ഒരു team ആയി മാറിയതിനൊക്കെ പിന്നിൽ കോഹ്‌ലിയുടെ passion നും aggression നും ആരാടാ എന്ന് ചോദിച്ചാൽ ഞാനാടാ എന്ന് പറയുവാനുള്ള ഒരു തന്‍റെടവുമാണ് അങ്ങനെയുള്ള ഒരു കൊഹ്‌ലിയെ ആണ് ഞാൻ കണ്ടുവളർന്നത് cricket ൽ. എന്നെ cricket ൽ ഇത്രമാത്രം സ്വാധീനിച്ച വേറൊരു വ്യക്തിയില്ല. അയാൾ non strike ൽ നിൽക്കുകയാണെങ്കിൽ പോലും കളി കാണാൻ, ഞാൻ കളി കാണുമായിരുന്നു. കാരണം അത്രയ്ക്ക് അയാൾ എവിടെയുണ്ടോ അവിടെ fielding ൽ പോലും അയാൾ എവിടെയുണ്ടോ അവിടെയാണ് എനിക്ക് നോക്കാന്‍ അയാളെ എപ്പോഴും camera യിൽ കാണുന്നതാണ് എനിക്കിഷ്ടം. അത്ര ഒരു മികച്ച player ആയിരുന്നു. എന്നും അയാൾ retired ആകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ എപ്പോളും ഓരോ കളികളും കാണാറുള്ളത്. അയാളേക്കാൾ

എന്ന് വിശ്വസിക്കുന്നു. അയാളുടെ അയാളാണെന്‍റെ idol and inspiration.